കുറച്ചു മനസ്സിലാകാതെയും വളരെയധികം മനസ്സിൽ കൽപ്പിച്ചും അമൽ കൂടുതൽ വ്യക്തമായി പറയട്ടെ എന്ന ആവേശത്തോടും മനസ്സിൽ ഒരു പ്രത്യേക ഭാവം കെട്ടി ഉയർത്തുന്നതിൽ ചാരുവിന് പ്രത്യേക സുഖം അനുഭവപ്പെട്ടു. ഒരു ആഗ്രഹം കാരണം എപ്പോഴും അക്ഷമയായിരുന്നു ചാരു അന്ന് വൈകുന്നേരം അമലിനോട് ചോദിച്ചു. ഇത്രവേഗം എഴുതാൻ ആകുമോ അടുത്ത ദിവസം രാവിലെ പരിഭവവും കലഹ ഭാവവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു എന്താ ഇനിയും എഴുതിയില്ലേ? അമൽ മറുപടി പറഞ്ഞു, ഒന്ന് ക്ഷമിക്കൂ ഞാൻ ഒന്നുകൂടി, ചിന്തിക്കട്ടെ. ചാരുവിന് ദേഷ്യം വന്നു, എന്നാൽ വേണ്ട വൈകുന്നേരം ദേഷ്യം മൂത്ത് അമലിനോട് സംസാരിക്കുകയില്ല എന്ന നിലയിൽ എത്തി. അപ്പോൾ അമൽ pocket ൽ നിന്ന് ഒരു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 അമൽ പറഞ്ഞു ഇനിയും മുഴുവനായിട്ടില്ല കുറച്ചു കൂടി എഴുതിയ ശേഷം വായിച്ചു കേൾപ്പിക്കാം, വേണ്ട ഇപ്പോൾ കേൾപ്പിക്കണം അമലും അപ്പോൾ തന്നെ വായിക്കാൻ ഉത്സാഹം നിറഞ്ഞ് ധൃതിയിലിരിക്കുകയാണ്.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

കടലാസിലേക്ക് കുനിഞ്ഞുനോക്കൂ, ഒന്നോ രണ്ടോ paragraph കൾ എഴുതിയത് ഏതുവിധത്തിൽ ആയാലും അമലിന് ചാരുവിനെ കേൾപ്പിക്കണം. ബാക്കിയുള്ളത് തന്റെ ഭാവനകളിൽ കീഴ്മേൽ മറിയുകയാണ്.

അതെല്ലാം മറന്നു കഴിഞ്ഞു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ നേരത്ത് അമൽ കോളേജിൽ നിന്ന് തിരിച്ചെത്തി. ഇന്ന് pocket പതിവിലധികം നിറഞ്ഞിരിക്കുന്നു അമൽ വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ചാരു അകത്തെ മുറിയുടെ കിളിവാതിലിൽ കൂടി pocket ന്റെ സ്ഥിതി കണ്ടുകഴിഞ്ഞു. മറ്റു ദിവസങ്ങളിൽ വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ അമൽ ഒട്ടും വൈകാറില്ല. ഇന്ന് അകത്തേക്ക് കടക്കാതെ തന്റെ ദീർഘ pocket ഉം കൊണ്ട് പുറത്തെ മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെനിന്ന് വേഗം തിരിച്ചു വരുന്നതുമില്ല ചാരു അകത്തെ മുറിയുടെ കതകിന് അടിയിൽ നിന്ന് ഏതാനും തവണ കൈകൊട്ടി ആരും അത് കേട്ടില്ല ചാരുവിന് കോപം വന്നു. മന്മഥദത്തിന്റെ ഒരു പുസ്തകം എടുത്ത് വരാന്തയിൽ നിന്ന് വായിക്കാൻ ശ്രമിച്ചു. മന്മഥദത്ത് പുതിയ എഴുത്തുകാരനാണ്, എഴുതുന്ന രീതി ഏതാണ്ട് അമലിന്റെ രചനാ ശൈലി പോലെയാണ്. അതിനാൽ അമൽ മന്മഥദത്തിനെ ഒരിക്കലും പ്രശംസിക്കാറില്ല. അതിലെ വാചകങ്ങളും വാക്കുകളും വികൃതമായി വായിച്ച് ചാരുവിന്റെ മുമ്പിൽ ദത്തിനെ അപഹസിക്കുക പതിവാണ്, ചാരു ഉടനെ ആ പുസ്തകം അമലിന്റെ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 അമൽ വരാന്തയിൽ എത്തിയിട്ടും ചാരും ശ്രദ്ധിച്ചില്ല. അമൽ ചോദിച്ചു എന്താ ചേട്ടത്തിയമ്മ എന്താണ് വായിക്കുന്നത്? ചാരു ഉത്തരം പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അമൽ ചാരുവിന്റെ പുറകിൽ വന്ന് നല്ല പോലെ നോക്കി, ഓ മന്മദത്തിന്റെ പുസ്തകം ഗളകണ്ടം. ചാരു പറഞ്ഞു, എന്നെ ഉപദ്രവിക്കാതിരിക്കുക ഞാനിത് വായിക്കട്ടെ. പുറകിൽ നിന്ന് അമൽ ദയനീയ സ്വരത്തിൽ വായിക്കാൻ തുടങ്ങി.

എൻറെ തല എനിക്ക് ആകാശത്തെക്ക് ഉയർത്താൻ ആവില്ല വസന്തത്തിലെ വാനമ്പാടി എന്നിൽ ആശ്രയം തേടിയിരുന്ന് ലോകത്തെ അതിൻറെ അധി മധുര സ്വരം കേൾപ്പിച്ച് ഉന്മത്തം ആക്കുകയില്ല. എന്നാലും സഹോദരാ അശോകാ, ഞാൻ ത്രിണം തന്നെയാണ് എന്നെ അത്രയ്ക്ക് പുച്ഛമായി കരുതല്ലേ ഇത്രയും വായിച്ചത് പുസ്തകത്തിലെ വരികളാണ്. അതിനുശേഷം അമൽ പരിഹാസ ഭാവത്തിൽ ഓരോന്ന് സ്വയം പറയാൻ തുടങ്ങി. ഞാൻ കായയുടെ പടല പച്ചക്കായയുടെ പടല കൂശ്മണ്ഡമാണ്, പൂരപ്പുറത്ത് വിഹരിക്കുന്ന കൂശ്മാണ്ഡം അതെ എന്നും ഞാൻ കായയുടെ പടല മാത്രം ചാരുവിനു ദേഷ്യം അടക്കാൻ വയ്യാതായി. പക്ഷേ ഉറക്കെ ചിരിച്ചുകൊണ്ട് പുസ്തകം വലിച്ചെറിഞ്ഞു പറഞ്ഞു ഇത്രയ്ക്ക് കുശുമ്പ് ഉണ്ടല്ലോ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 പുസ്തകം എന്ന ലേഖനം അതിൽ വന്നിട്ടുണ്ട്. അതു കണ്ട ശേഷം ചാരു ഒന്നും പറഞ്ഞില്ല ചേട്ടത്തിയമ്മ സന്തുഷ്ടയായി എന്തെങ്കിലും പറയുമെന്ന് അമൽ വിചാരിച്ചു, സന്തോഷത്തിന്റെ ലക്ഷണം ഒന്നും കാണാത്തത് കൊണ്ട് അമൽ പറഞ്ഞു.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 ഈ പത്രാധിപർ വലിയ കടുപ്പക്കാരാണ് നൂറോളം ലേഖനങ്ങളിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കും. കേട്ടശേഷം സന്തോഷിക്കുന്ന ഭാവം വരുത്താൻ ശ്രമിച്ചുകൊണ്ട് എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും സന്തോഷം വന്നില്ല. ചാരു എന്തുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത വിധം എന്തോ പരിക്ക് മനസ്സിന് ഏറ്റ പോലെ പെരുമാറുന്നു എന്ന് ആശ്ചര്യപ്പെട്ട് കാരണം അറിയാൻ അമൽ പലതും പറഞ്ഞു നോക്കി. എങ്കിലും കാരണം എന്താണെന്ന് ചാരുവിൽ നിന്ന് പുറത്തുവന്നില്ല. അമൽ എഴുതിയത് അമലിന്റെയും ചാരുവിന്‍റെയും മാത്രമാണ് അമൽ ലേഖകനും ചാരു വായനക്കാരിയും അതിലുള്ള ഗോപരീതയാണ് ഏറ്റവും ആസ്വദനീയമായ രസം അമലിന്റെ ലേഖനം എല്ലാവരും വായിക്കുക എല്ലാവരും പ്രശംസിക്കുക എന്നതിൽ ചാരു എന്തിന് ഇത്ര ഖേദിക്കുന്നു എന്ന് അമലിനു മനസ്സിലായില്ല ഒരു ലേഖകന് ഒരു വായനക്കാരിയെ കൊണ്ട് മാത്രം അധികനാൾ കഴിയാനാവില്ല. അവൻ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതാനും പ്രസിദ്ധീകരിക്കാനും തുടങ്ങി അവയെല്ലാം ചേട്ടത്തിയമ്മയെ കാണിച്ചു കൊടുക്കാറുമുണ്ട്. ചാരു അവ കണ്ട് സന്തോഷിച്ചു അതോടൊപ്പം വിഷമിക്കുകയും ചെയ്തു. ഇപ്പോൾ അമലിനെ എഴുതാൻ ചേട്ടത്തിയമ്മയുടെ മാത്രം പ്രോത്സാഹത്തിന്റെ ആവശ്യമില്ല. അമലിന് പേരും ഒപ്പും ഒന്നുമില്ലാത്ത പെൺകുട്ടികളുടെ എഴുത്ത്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 വങ്ക ദേശത്തെ വായനക്കാരുടെ സമൂഹം തന്നെ ചാരുവിന്റെയും അമലിന്റെയും നടുക്കെത്തി. ഒരു മുടക്ക് ദിവസത്തിൽ ഭൂപതി ചാരുവിനോട് പറഞ്ഞു കേട്ടോ ചാരു, നമ്മുടെ അമൽ നല്ലപോലെ എഴുതുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഭൂപതിയുടെ പ്രശംസ കേട്ട് ചാരു സന്തോഷിച്ചു. അമൽ ഭൂപതിയെ ആശ്രയിച്ച് ജീവിക്കുന്നു. ആശ്രിതന്മാരായാലും പലതരക്കാരുണ്ട്. ഈ കാര്യം തന്റെ ഭർത്താവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ചാരു അഭിമാനിച്ചു. ചാരുവിന്റെ മനസ്സിലെ ഭാവം ഇങ്ങനെയാണ് അമലിനെ ഇത്രയും നാൾ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നിങ്ങൾക്കറിയുമോ?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 ചാരുവിന്റെ ഒരേയൊരു ആഗ്രഹം. ഉമാപത് ഭൂപതിയെ തൻറെ പത്രത്തോടൊപ്പം പലവിധ സമ്മാനങ്ങൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു. സമ്മാനത്തിൽ കൂടി നഷ്ടം വരാതെ ലാഭമുണ്ടാക്കാനാവും. എന്ന് ഭൂപതിക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. ചാരു മുറിയിലേക്ക് കടന്നു വന്നതും ഉമാപത്തിനെ കണ്ടപ്പോൾ തിരികെ പോയി. കുറച്ചുനേരം ആ മുറിയിലും ഈ മുറിയിലും നടന്ന ശേഷം വീണ്ടും വന്നു. അപ്പോഴും രണ്ടുപേർ കണക്ക് കൂട്ടുന്നതിൽ തിരക്കുപിടിച്ചിരിക്കുന്നതാണ് കണ്ടത്. ചാരുവിന്റെ ക്ഷമകേട് കണ്ടപ്പോൾ എന്തോ ഒരു ഒഴിവു കഴിവ് പറഞ്ഞ് ഉമാപത് പുറത്തേക്ക് പോയി, ഭൂപതി തനിച്ചിരുന്ന് കണക്കുകൾ നോക്കി. തല പുകച്ചു കൊണ്ടിരുന്നു ചാരു മൂറിലേക്ക് വന്നു ചോദിച്ചു ഇനിയും ജോലി തീർന്നിട്ടില്ലെ? ഈയൊരു പത്രവും കൊണ്ട് രാവും പകലും എന്താണ് ഇത്ര ജോലി എങ്ങനെ ഇതിനു കഴിയുന്നു എന്നാണ് എൻറെ അത്ഭുതം. ഭൂപതി എല്ലാം ഒരു വശത്തേക്ക് നീക്കിവെച്ചു. പതുക്കെ ചിരിച്ചു മനസ്സിൽ പറഞ്ഞു വാസ്തവത്തിൽ ചാരുവിനെ പറ്റി ആലോചിക്കാൻ തന്നെ എനിക്ക് സമയമില്ല അതു വലിയ അന്യായം തന്നെ പാവം അവൾക്കും സമയം പോക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഭൂപതി സ്നേഹപുരസ്സരം പറഞ്ഞു. ഇന്ന് പഠിപ്പ് ഒന്നുമില്ലെ master ഓടിപ്പോയോ? നിൻറെ പാഠശാലയിലെ നിയമം നേരെ വിപരീതം ആണല്ലോ വിദ്യാർത്ഥിനി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 നമസ്ക്കാരം ഞാനിന്നിവിടെ സംസാരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് മലയാള novelist ഉം കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപര നാമര അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഇന്ത്യ government അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ academy fellowship നൽകി ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരികളോ എഴുത്തുകാരികളൊരൊന്നും അദ്ദേ എഴുത്തുകാരിലൊരാളെന്നും അദ്ദേഹത്തെ വിശേഷിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതരേഖ. ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനുവരി ഇരുപത്തി ഒന്നിന് തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ലുൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായ് അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ. ഇവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. ഇവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പൽ പള്ളിക്കൂടത്തിലും വൈക്കം english school കളിൽ നിന്നായിരുന്നു രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം school പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന്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 തൊട്ടുവെന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വെച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ jail ൽ ആയി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഗമുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉപജീവന ഉജ്ജീവനത്തിലെഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യ കാല കൃതികൾ. പ്രഭ എന്ന തൂലിക നാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വാരിക വ പിന്നീട് കണ്ടു കിട്ടി. തുടർന്ന് കുറെ വർഷങ്ങൾ ഇന്ത്യ ഒട്ടാകെ അലഞ്ഞു തിരിഞ്ഞു അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു പാചകക്കാരനായും magic കാരന്റെ സഹായിയായും പല ജോലികളും ചെയ്തു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 മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരയും നേരിട്ടു കണ്ടു. ബഷീറിന്റെയി ജീവിതം തന്നെ ആണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്ന് പറയാം ഇത്പോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്നു പറയാം ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിസത്ത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം പദ്‌മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച എന്റെ തങ്കം ആണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ജോലി അന്വേഷിച്ചാണ് ബഷീർ പത്രാധിപരുടെ അടുത്തെത്തിയത് എന്നാൽ ജോലി തരാൻ നിവൃത്തിയില്ലെന്നും കഥ എഴുതിത്തന്നാൽ പ്രതിഫലം തരാം എന്നുമുള്ള മറുപടി കേട്ട് ബഷീർ ഗത്ത്യന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു കറുത്തിരുണ്ട ന വിരൂപയായ നായികയെയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനെയും പ്രധാന ക കഥാപാത്രങ്ങളാക്കി അന്നെഴുതിയ കഥയാണ് എന്റെ തങ്കം. ബഷീറിന്റെ ആദ്യത്തെ novel ആണ് പ്രേമ ലേഖനം സാഹിത്യശൈലി. സാമാന്യമായ മലയാള ഭാഷയറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും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 ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ

കാലാ കാലാതിവർത്തിയായി jail പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സുവർഗാനുരാഗികളും നിറഞ്ഞ ഒരു fantasy യായിരുന്നു ബഷീറിന്റെ ലോകം ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു സമൂഹത്തിൽ ഉന്നത നിലകാലം ഉന്നത നിലവാരം പുലർത്തുന്നവർ മാത്രം നായകന്മാരാകുക മുസ്ലിം കഥാപാർത കഥാപാത്രങ്ങളെ വില്ലന്മാരായി ചിത്രീകരിക്കുക തുടങ്ങിയ പ്രവണകഥകളിൽ നിന്ന് novel കൾക്ക് മോചനം നൽകിയത് ബഷീറാണ് തീക്ഷണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി മുസ്ലിം സമുദായത്തിൽ ഒരുകാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു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

വൈക്കം മുബഹ് മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയും സാഹിത്യകാരിയുമായിരുന്നു ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീവി. അരീക്കോടൻ കായ അരീക്കോടൻ കോയക്കുട്ടി master ഉടെയും

തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഡിസംബർ പതിനെട്ടിനായിരുന്നു ബഷീറുമായുള്ള വിവാഹം രണ്ടായിരത്തി പതിനഞ്ചു ജൂലൈ പതിനഞ്ചിന് എഴുപത്തെട്ടാം ജന്മദിനത്തിൽ അവർ നിര്യാതയായി. ഫാത്തിമയുടെ ഫായും ബീവിയുടെ ബീയും ചേർന്നാണ് ഫാബിയായത് ബഷീറുമായുള്ള മുപ്പത്തിയാറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഓർമ്മകൾ ഉൾകൊള്ളുന്ന ആത്മകഥ ബഷീറിന്റെ എഡീയെ എന്ന പേരിൽ ടി DC books പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബഷീറിന്റെ വ്യക്തി ജീവിതത്തിലെ മറ്റാരുമറിയാത്ത അനുഭവങ്ങളും രഹസ്യങ്ങളുമാണ് ഈ പുസ്തകത്തിലൂടെ ഫാബി തുറന്നു പറയുന്നത്.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

ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, അനുരാഗത്തിന്റെ ദിനങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിക്യതമായ മൂക്ക്, ഭാർഗ്ഗവീ നിലയം കഥാഭീജം, ജന്മദിനം, ഓർമ്മക്കുറിപ്പ്, അനർഘ നിമിഷം, വിഡ്ഢികളുടെ സ്വർഗം, മരണത്തിന്റെ നിഴൽ, മുച്ചീട്ടു കളിക്കാർ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ പാവപ്പെട്ടവൻ പാവപ്പെട്ടവരുടെ വേശ്യ, ജീവിതനിഴൽ പാടുകൾ, വിശപ്പ്, ഒരു ഭഗത് ഭഗവത് ഗീതയും കുറെ മുലകളും ഏർ താരാ specials മാന്ത്രികപ്പൂച്ച, നേരും നൊണയും, ആനപ്പൂട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 കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ വായനാ മാസാചാരണയുമായി ബന്ധപ്പെട്ട് ജൂലൈ അഞ്ചു ബഷീറിന്റെ ചരമദിനം ബഷീർ ദിനമായി

നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോവുന്നത് Bike കളെ പറ്റിയാണ് Bike കൾ ഏർ സാധാരണക്കാരും എല്ലാവരുമായ വീ എല്ലാവരുടെയും വീട്ടിൽ ഒരെണ്ണമെങ്കിലും കാണുന്നതാണ് എല്ലാ വീട്ടിലും ഒരു Bike കളെങ്കി എങ്കിലും കാണുന്നതാണ് കാരണം Bike കൾ നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് Bike നെയാണ് എല്ലാ വീട്ടിലും ഒരു Bike എങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് അതായത് അത് ഏത് Bike വേണമെങ്കിലും ആകാം അത് ചിലപ്പോൾ commuter bike കളാവാം അല്ലെങ്കിൽ ഏർ Race bike കളാവാം അല്ലങ്കിൽ അത് sports bike കളാകാം ഈ മൂന്ന് തരത്തിലാണ് Bike കളെ തരം തിരിച്ചിട്ടുള്ളത് അതിൽ ആദ്യമായിട്ടുള്ളത് സാധാരണക്കാരുടെ Bike അഥവാ commuter bike കളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ ഉപായോഗിക്കുന്നത് commuter bike തന്നെയാണ് അതായത് കൂടുതൽ Mileage നൽകുന്ന Bike ആണ് സാധാരണക്കാരുടെ Bike അതിനാകുമ്പോ വിലയും കുറവാണ് അതുപോലെ തന്നെ നമ്മൾ അടിക്കുന്ന ഇന്ധനത്തിനുള്ള Milage നൽകുന്നതുമാണ് കാര്യക്ഷമത കുറവാണ് അതുകൊണ്ടാണ് Mileage കൂടുന്നത് പക്ഷേ ആളുകൾക്ക് നിത്യോപയോഗിക്ക നിത്യോപയോഗമായി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇവ അതിൽ തന്നെ കുറേ വണ്ടികൾ നമ്മുടെ ഏർ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് പല Company കളും പല Model ലും പല Look ലും അവര് ഇറക്കുന്നുണ്ട് സാധാരണക്കാർ അവർക്കിഷ്ടമുള്ള രീതിയിലുള്ള വണ്ടികളാണ് തിരഞ്ഞെടുക്കുന്നത് അതിൽ തന്നെ പത്തും പന്ത്രണ്ടും Model ലുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഓരോ വണ്ടിക്കും അതിന്റെതായ വിലയും അതിന്റെതായ കാര്യക്ഷമതയും അതിന്റെതായ Mileage ഉം ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇതെല്ലാം നോക്കീട്ടാണ് എടുക്കാറ് Bike കൾ എന്ന് പറയുമ്പോൾ പിന്നീടുള്ളത് Race bike കളാണ് അതായത് യുവാക്കളുടെ കാലഘട്ടം അതായത് യുവാക്കൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള Bike കളാണ് അവയ്ക്ക് നല്ല കാര്യക്ഷമത ഉണ്ട് എന്നാൽ Mileage കുറവായിരിക്കും അത് കാരണം അവയെ നമുക്ക് ദൈനന്തിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നതാണ് അല്ലങ്കിൽ ഇരിക്കുന്നതിന്റെ ഇരിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ് അവ മറ്റ്‌ ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് പോവാൻ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അതായത് Tour ഒക്കെ പോകുമ്പോളാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ഉള്ള വണ്ടികൾക്ക് ഉപയോഗം വരുന്നത് അത് കൂടാതെ ഇവയ്ക്ക് ഈ Bike കൾക്ക് നല്ല look ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ടാണ് യുവാക്കൾ ഇതുപോലത്തെ വണ്ടികൾ എടുക്കുന്നത് കാര്യക്ഷമത കുറയുന്നത് അവർക്ക് വല്യ ബുദ്ധിമുട്ട് ആയി തോന്നുന്നില്ല അവർക്ക് നല്ല Power ഉള്ള വണ്ടി തന്നെ വേണം അതുകൊണ്ട് അവര് Mileage ന്റെ കാര്യം നോക്കുന്നില്ല പിന്നീടുള്ളത് Race bike ആണ് Race bike എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കും യുവാക്കൾക്കും ഒന്നും താങ്ങാൻ കഴിയുന്ന രീതിയിലല്ല അവയ്‌ക്കൊക്കെ ഭയങ്കരമായ ചിലവുണ്ട് Race bike എന്ന് പറയുമ്പോൾ അവ വേടിക്കാൻ തന്നെ ലക്ഷങ്ങൾ ചിലവാകുന്നതാണ് അതുകൊണ്ട് സാധാരണക്കാർ പലപ്പോഴും അങ്ങോട്ട് തന്നെ തിരിഞ്ഞു നോക്കാറില്ല പക്ഷെ എല്ലാവർക്കും Super bike കളെയാണ് വളരെ ഇഷ്ടമുള്ളത് Super bike കൾ എന്ന് പറയുമ്പോൾ കാര്യക്ഷമത വളരെയധികം കൂടുതലും എന്നാൽ Mileage നല്ല കുറവുമായിരിക്കും അപ്പോൾ ഏർ നല്ല ഏർ പൈസ ഉള്ള ആളുകൾ മാത്രമേ അതുപോലത്തെ വാഹനങ്ങൾ വേടിക്കുകയുള്ളൂ അതായത് bike കൾ വേടിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറവായിട്ടുള്ള വണ്ടികളാ Bike ആണ് Sports bike കൾ അവയ്ക്ക് വില കൂടുതൽ കൊണ്ടാണ് ആളുകൾ അത് വേടിക്കാൻ മടിക്കുന്നത് എന്നാലും യുവാക്കൾക്കൾ യുവാക്കൾക്കിടയിൽ

നാട്ടിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്ന Bike എന്ന് പറയുന്നത് ഏർ commuter bike അഥവാ സാധാ Bike ആണ് അവയ്ക്കാണ് ഏറ്റവും കൂടുതൽ Mileage ഉം അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ഒട്ടുമിക്ക ആളുകളും ഏർ ജോലിക്ക് പോവുന്നതും ഇവയിലാണ് ജോലിക്ക് പോവുന്നതിന്റെ Expense അവര് ഇതിനകത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത് നല്ല Mileage ഉള്ള വണ്ടിയാകുമ്പോൾ അവർക്ക് കൂടുതൽ ദൂരം പോകാനും ചിലവ് കുറക്കാനും കഴിയുന്നതാണ് ഇവിടുത്തെ ആളുകളുടെ ഒട്ടുമിക്കവരുടെയും കൈയിൽ സാധാ Bike ആണ് ഉള്ളത് ഇവയ്ക്ക് Power കുറവായത് കൊണ്ട് നല്ല Mileage ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് വേടിക്കാൻ പറ്റിയ Price ലുമാണ് അതായത് വിലയിലുമാണ് ഇവ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരോ Company കളുടെ സാധാ bike കൾ അതൊക്കെയാണ് അവര് വേടിക്കുന്നത് സാധാ Bike എന്ന് പറയുമ്പോ തന്നെ ഹീറോയുടെ bike കൾ ഉണ്ട് ഹോണ്ടയുടെ bike കളുണ്ട് യമഹയുടെ Bike കളുണ്ട് അങ്ങനെ കുറേ കുറെ bike കളുണ്ട് ഇവയിൽ തന്നെ ഹീറോയുടെ model ലുകൾ company കളിൽ നിന്നു തന്നെ മൂന്ന് നാല് Model bike കൾ ഇറങ്ങുന്നുണ്ട് അതേപോലെ തന്നെ യമഹക്കും മൂന്ന് Model ലും ഹീറോ ഹോണ്ടക്ക് അഞ്ച് model bike കളും ഇറങ്ങുന്നുണ്ട് ഇവയുടെ Look ലും Mileage ഉം ഒക്കെ തന്നെയാണ് main ആയിട്ട് വ്യത്യാസം വരുന്നത് ഈ വ്യത്യാസങ്ങൾ ഒക്കെ കണ്ട് അവർക്ക് ഇണങ്ങിയതായിട്ടുള്ള Bike കൾ അവർ തെരഞ്ഞെടുക്കുന്നു പിന്നീടുള്ളത് Race bike കളാണ് Race bike കൾ എന്ന് പറയുമ്പോ യുവാക്കൾക്കിടയിൽ ഇപ്പോൾ ഏർ കാര്യമായി കണ്ടുവരുന്ന ഒരു ഇതിനകത്താണ് അവർ ഏർ Race bike കൾ തന്നെയാണ് മിക്കരും വേടിക്കുന്നത് കാര്യം അതിന് നല്ല Power ഉണ്ട് അതുപോലെ തന്നെ കാര്യക്ഷമത അത്യാവശ്യം കിട്ടും എന്നാൽ Mileage അത്യാവശ്യം കുറവായിരിക്കും സാധാ Bike ന് കിട്ടുന്ന അത്രയും Mileage കിട്ടില്ല

അതുകൊണ്ട് തന്നെ നമ്മൾ commuter bike കളാണ് കൂടുതലായിട്ട് വേടിക്കുന്നത് ഇപ്പൊ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഒര് commuter bike കളാണ് ദിവസേന ഇരു നാപ്പത് kilometer റോളം ഓടി വരുന്നതിന് എനിക്ക് ചിലവാകുന്ന വളരെ തുച്ഛമായ പൈസയാണ് എന്നാൽ Race bike ആകുമ്പോ അതിന്റെ ഉപയോഗം കൂടുത കൂടുകയും Mileage കുറയുകയും ചെയ്യുന്നു Race bike ൽ ഇപ്പോൾ ഏറ്റവും ആളുകൾ ഇഷ്ട്ടപ്പെടുന്ന company കൾ എന്ന് പറയുന്നത് യമഹയുടെ Brand കെ ടി എമ്മിന്റെ brand ഹീറോയുടെ brand ബജാജിന്റെ brand യമഹയുടെ brand ൽ വരാ കീഴിൽ വരുന്നതാണ് യമഹയുടെ MT എന്ന് പറയുന്ന bike Rone Five എന്ന് പറയുന്ന Bike RThree എന്ന് പറയുന്ന bike അങ്ങനെ പോകുന്നു പിന്നേ കെ ടി എം ന്റെ വണ്ടികൾ എന്ന് പറയുന്നത് Duke എന്ന് പറയുന്ന വണ്ടി RC എന്ന് പറയുന്ന bike അവ തന്നെയാണ് പിന്നെ അവയുടെ power കൂടിയയും power കുറഞ്ഞയും വണ്ടികളാണ് അപ്പോൾ പിന്നെ ഉള്ളത്

പിന്ന TVS ന്റെ brand ഉണ്ട TVS ന്റെ വരുന്നത് Apache എന്ന് പറയുന്ന വണ്ടി RR എന്ന് പറയുന്ന വണ്ടിയും BMWSThousand RR പറയുന്ന വണ്ടിയുമൊക്കെയാണ് ഇവയൊക്കെയാണ് Famous ആയിട്ടുള്ള Brand കൾ പിന്നെ ബജാജ് ഉം അതിനകത്ത് വരുന്നുണ്ട് ബജാജിന്റെ വണ്ടികൾ എന്ന് പറയുമ്പോൾ pulser വരുന്നുണ്ട് pulsar എന്ന് പറയുന്നത് ഒരുതരം model bike കളാണ് അതിൽ തന്നെ one fifty one eighty two twenty എ എന്നിങ്ങനെ

ഇപ്പോഴത്തെ ചിലവ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അതും നൂറ്റി അമ്പത്തഞ്ച് CC ആണ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് CC ആയത് കൊണ്ടും അതിന് Mileage നല്ല കൂടുതലാണ് അതുകൊണ്ട് യുവാക്കൾ കൂടുതലായി MT എന്ന് പറയുന്ന വണ്ടിയാണ് എടുക്കുന്നത് MT യുടെ Same engine വരുന്ന മറ്റൊരു വണ്ടിയാണ് R One five എന്ന് പറയുന്നത് R One five എന്ന് പറയുമ്പോ ഒരു Sports model bike ആണ് Race bike ആണ് അതുകൊണ്ട് തന്നെ യുവാക്കളിൽ കൂടുതലായി ക കണ്ടു വരുന്നു അതുപോലെ തന്നെ ഈ Bike നും മറ്റ് MT യെ പോലെ ആണ് നല്ല Mileage ഉണ്ടായിരിക്കുന്നതാണ്

നൂറ്റി എമ്പത് ഇരുന്നൂറ്റി ഇരുപത് CC കളിലാണ് വണ്ടികൾ ഇറങ്ങുന്നത് നൂറ്റി അമ്പത് CC ആകുമ്പോ സാധാര സാധാരണകാട്ടിലും സാധാ വണ്ടിയേക്കാൾ കുറച്ചു കൂടി Power ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ milage ഉം അത്യാവശ്യം ഉണ്ടായിരിക്കുന്നതാണ് നൂറ്റി എമ്പത് എന്ന് പറയുമ്പോൾ കുറച്ചു കൂടെ Power ലഭിക്കും അതുപോലെ തന്നെ Power കുറയുകയും ചെയ്യും two twenty എന്ന് പറയുമ്പോ പിന്നെയും power കൂടും mileage കുറയും അങ്ങനെയാണ് വണ്ടികൾ തരംതിരിച്ചിരിക്കുന്നത് എന്നാൽ ഈ power ന്റെ അനുസരിച്ചാണ് അവർ വിലയും ഇട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ Race bike കളാണ് RSNS എന്ന് പറയുന്ന Bike കൾ എന്നാൽ ഇവയ്ക്കൊക്കെ അത്യാവശ്യം Mileage ഉണ്ട് കാര്യം ബജാജിന്റെ വണ്ടികൾ ഒട്ടുമിക്കതും നല്ല mileage ഉള്ള വണ്ടികൾ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ്

Parts നൊക്കെ വളരെ വില കുറവായിരിക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അനുയോജ്യമായ നിരക്കേ ഈ വണ്ടികൾക്കൊക്കെ ഇടുന്നതുമുള്ളൂ അപ്പൊ കൂടുതലായി ആളുകൾ യുവാക്കൾ സാധാരണക്കാരും എടുക്കുന്ന വണ്ടികൾ ബജാജിന്റെ തന്നെയാണ് ബജാജിന്റെ Race model bikes ഉം സാധാ bike കളും ആളുകൾ കൂടുതലായിട്ട് എടുക്കുന്നു പിന്നീട് ഉള്ളത് ടി വി എസ് BMW എന്നീ Bike കളാണ് ടി വി എസിന്റെ Bike കൾ commuter bike കളാണ് കൂടുതൽ Race bike ഒന്നോ രണ്ടോ ഉള്ളൂ commuter bike കളാണ് ടി വി എസിന്റെ കൂടുതലായിട്ടും വിറ്റു പോവുന്നതും ആളുകൾക്ക് ഇഷ്ടമുള്ളതും Race bike കളാകുമ്പോൾ രണ്ട് model മാത്രമേ വരുന്നുള്ളൂ RR Three ten എന്ന് പറയുന്ന model ഉം Apache two hundred എന്ന് പറയുന്ന model ഉം RR Three ten എന്ന് പറയുമ്പോ അതിന് നല്ല power ഉം എന്നാൽ mileage കുറവുമായിരിക്കും അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ചു പേർക്കേ അതിനോട് ഒക്കെ താൽപര്യം ഉള്ളൂ അതുപോലെ തന്നെ ബജാജിന്റെ ഏറ്റവും കൂടിയ വണ്ടിയാണ് Dominar എന്ന് പറയുന്ന വണ്ടി Dominar എന്ന് പറയുന്നത് നാനൂറ് CC ആണ് അപ്പോൾ നാനൂറ് CC യുടെ അത്രയും Power ഉം എന്നാൽ mileage നല്ല കുറവുമായിരിക്കും എന്നാലും ആളുകൾക്കിടയിൽ നല്ല ഇഷ്ടമുള്ളൊരു

KTM ന്റെ Bike കൾ എന്ന് പറയുമ്പോൾ ഇരുനൂറ് CC നാനൂറ് CC എന്ന് പറയുന്ന രണ്ട് Segment ആയിട്ട് തിരിച്ചിരിക്കുന്നു അതിൽ നാ ഇരുനൂറ് CC കകത്ത് വരുന്ന രണ്ടു വണ്ടികളാണ് Duke പിന്നെ RC എന്നും പറയുന്നത് ഇതുപോലെ തന്നെ നാ നാനൂറ് CC യിലും രണ്ട് വണ്ടികൾ വരുന്നുണ്ട് അതും Duke ഉം RC യും തന്നെയാണ് രണ്ടിലും CC കളുടെ വ്യത്യാസവും വില കൂ കൂടുതലും ആണ് Main ആയിട്ട് കാണപ്പെടുന്നത് Two hundredCCBike കളാകുമ്പോൾ അത്യാവശ്യം യുവാക്കൾക്ക് mileage ലഭിക്കുന്നതാണ് എന്നാൽ വിലയും അത്യാവശ്യം കൂടുതൽ തന്നെയാണ് ഇപ്പോൾ രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് ഇത്രയും ഇതുപോലത്തെ വണ്ടികൾക്കെല്ലാം വില ഇട്ടിരിക്കുന്നത് four hundred CC അതായത് നാനൂറ് CC വണ്ടികൾക്കെല്ലാം നാല് ലക്ഷം മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയാണ് അവർ വില ഇട്ടിരിക്കുന്നത് കാരണം അവയ്ക്ക് നല്ല power ഉം mileage നല്ല കുറവുമായിരിക്കും അതായത് ഇതൊക്കെ Touring നും യാത്രക്കും മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ദിവസേനയുള്ള ആവശ്യങ്ങൾക്ക് ഇവ ഉപയോഗിക്കാൻ കഴിയില്ല സാധാരണക്കാർക്ക് ഇവയുടെ ചിലവ് താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ട് മിക്കവരും ഇതിലോട്ട് ഒന്നും ഇതുപോലത്തെ വണ്ടികൾ ഒന്നും എടുക്കാൻ നിക്കുന്നതല്ല പിന്നീട് വരുന്നത് Race bike കളാണ് അതായത് sports bike കളാണ് sports bike കളെന്ന് പറയുന്നത് കുറെ company കളുടെ ഉണ്ട് ഇവയെല്ലാം തികച്ചും power power എന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നവരും look ലും ശ്രദ്ധ കൊടുക്കുന്നവരുമാണ് mileage എന്നുപറയുന്നത് വളരെ കുറവായിരിക്കും സാദാരണക്കാരാണ് ഇതൊട്ടും താങ്ങാൻ കഴിയില്ല അതുപോലെ തന്നെ ഇത് കൊണ്ടുനടക്കാനുള്ള ചിലവും കൂടുതലാണ് വണ്ടികൾക്ക് പണികൾ വരുമ്പോൾ ഇതിനൊക്കെ നല്ല cash ചെലവാകുകയും ചെയ്യും അതുകൊണ്ട് അത്യാവശ്യം പണമുള്ളവരുടെ കയ്യിൽ മാത്രമേ ഇതുപോലത്തെ sports bike കൾ കണ്ടുവരുന്നുള്ളു കേരളത്തിൽ തന്നെ ആകട്ടെ കുറച്ചു പേരുടെ കയ്യിലെ ഇതുപോലത്തെ sports bike ഉളളൂ ഒരു പത്തു പന്ത്രണ്ട് പേരുടെ കയ്യിലെങ്കിലുമേ അത്രയും sports bike കാണു കാരണം അത്രയ്ക്ക് വിലകൂടുതലും mileage കുറവുമായതു കൊണ്ടാണ് പിന്നീട് second hand market കളിൽ bike കൾ മേടിക്കാറുണ്ട് നമുക്ക് സാധാരണക്കാരാണ് ഒരു super bike വേടിക്കണമെന്നു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ത്രീ അവർ തീർച്ചയായിട്ടും അത് വേടിക്കും കാരണം അവർ അത്രക്ക്‌ കഷ്ടപ്പെട്ട് അവരതു വേടിക്കും അപ്പം second hand market ൽ bike കൾ വില കുറച്ചു കിട്ടും second hand market ൽ bike ഒക്കെ വിൽക്കുന്നത് അതിന്റെ എത്ര kilometer ഓടി വണ്ടിയുടെ condition എന്നിവ നോക്കിയിട്ടാണ് ഓരോ brand നും അതിന്റെതായ value ഉണ്ട് മൂല്യമുണ്ട് ആ മൂല്യം കണക്കാക്കിയാണ് second hand market ൽ വണ്ടികൾ വിൽക്കുന്നതും എടുക്കുന്നതും ചെയ്യുന്നത് ബജാജിനാണ് ഏറ്റവും വിലക്കുറവ് second hand market ൽ ഏറ്റവും വിലക്കുറവ് ബജാജിനാണ് പിന്നീട് കെ ടി എം bike കൾക്കാണ് ഏറ്റവും കൂടുതൽ വിലയുളളതും Second hand market ഓരോ വണ്ടിക്കും ഓരോ രീതിയിലുള്ള quality ആണ് ബജാജിന്റെ വണ്ടിക്ക് quality കുറവാണ് അതുകൊണ്ട് തന്നെയാണ് second hand market ൽ ഇതിന് വില വളരെ അത്യാവശ്യം കുറവായിട്ട് തോന്നുന്നത് അപ്പോൾ സാധാരണക്കാരന് പുതിയത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് second hand market ൽ same വണ്ടി അത്യാവശ്യം kilometer ഓടിയത് വേടിക്കുന്നു അപ്പോൾ ബജാജിനൊക്കെ നല്ല വില കുറവായിരിക്കും അങ്ങനെ സാധാരണക്കാർ ഒട്ടുമിക്ക സാധാരണക്കാരും second hand market ലോട്ട് തിരിഞ് അവിടന്ന് വണ്ടി എടുക്കുന്നതാണ് അതുപോലെ തന്നെ യുവാക്കൾക്ക് sports bike നോട് നല്ല കമ്പം ഉണ്ട് അപ്പൊ sports bike കൾ എന്ന് പറയുന്നത് second hand mark market ൽ ലഭ്യമാണ് sports bike കൾ പത്തുലക്ഷം എട്ടുലക്ഷം ആറു ലക്ഷം എന്നീ വിലകളിലാണ് ലഭിക്കുന്നത് നമുക്ക് ഇഷ്ട്ടപ്പെട്ട വണ്ടി അത്തരം വില കൊടുത്ത് വേടിക്കാൻ പറ്റാത്തത് കൊണ്ടും second hand market ൽ വില കുറച്ച് കിട്ടുന്നത് കൊണ്ട് Sports bike കൾ യുവാക്കൾ അത്യാവശ്യം വേടിക്കുന്നുണ്ട് എന്നാലും ഇതിന്റെ അളവ് വളരെ കുറവാണ് കാരണം വില തന്നെയാണ് sports bike ആയാലും കൂടിപ്പോയാൽ ഒന്ന് to രണ്ട്‌ ലക്ഷം രൂപ മാത്രമേ കുറയുകയുള്ളൂ എന്നാലും second hand market super bike ന് അത്യാവശ്യം വില ഉണ്ടായിരിക്കുന്നതാണ് അതൊക്കെ കൊണ്ടാണ് super bike കളുടെ എണ്ണം കുറവും അതുകൊണ്ട് തന്നെ ഇവ daily ദിവസേന ഉപയോഗിക്കാൻ പറ്റില്ല ദിവസേന ഉപയോഗിക്കാനുള്ള രീതിയിലല്ല അവ നിർമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് ഇവ ഉപയോഗിക്കാൻ പറ്റില്ല യാത്ര ചെയ്യാൻ ഏറ്റവും അനിവാര്യമായ വണ്ടികൾ വണ്ടികളാണ് sport bike കൾ അപ്പോൾ അതിന് യാത്ര ചെയ്യാൻ താൽപര്യം ഉള്ളവർ മാത്രമേ അത് എടുക്കാറുള്ളൂ അതുപോലെ തന്നെ ഇവയ്ക്കൊക്കെ ചിലവ് കൂടുതലാണ് ഇവയ്ക്കൊക്കെ complaint വന്ന് കഴിഞ്ഞാൽ ഇവ ഇവരു ഇവയുടെ Parts നോക്കെ നല്ല വിലയാണ് അതുപോലെ തന്നെ ഇവ ശരിയാക്കുന്നതിനും നല്ല വില നമ്മുടെ കൈയിൽ നിന്നും ഈടാക്കുന്നതാണ് അത് സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഇത് വേടിക്കുന്നുമില്ല അപ്പൊ നമ്മള് നമുക്കൊരു bike വേണമെങ്കിൽ നമുക്കത് full പൈസ കൊടുത്ത് വേടിക്കാം അല്ലങ്കിൽ നമുക്കത് CC ഇട്ട് വേടിക്കാം

അതിന് വില കുറവായിരിക്കും ഇപ്പോളത്തെ ഏകദേശ വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് മേലെയാണ് അത് BS Six model ആയത് കൊണ്ടാണ് BSThree എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ

നല്ല വില കൂടുതലാണ് രണ്ട് generation വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിക്കൊക്കെ നല്ല വില കൂടുതലാണ് അതുപോലേ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ tax കൂടുതൽ കാരണമാണ് വണ്ടിക്ക് ഇത്രയും വില കൂടുന്നത് tax കൂടുന്തോറും വണ്ടിയുടെ വിലയും കൂടുന്നതാണ് ഇപ്പോൾ വണ്ടിക്ക് സാധാ commuter വണ്ടിക്ക് ഒരു ലക്ഷം മുതലാണ് തുടങ്ങുന്നത് തന്നെ പണ്ടൊക്കെ അറുപതിനായിരം എഴുപതിനായിരം രൂപ മുതൽ തുടങ്ങുന്ന വണ്ടി ഇപ്പോൾ ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് Race bike കളാകുമ്പോൾ രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയും അതിൽ തന്നെ പല model ലുകളും വരുന്നുണ്ട് പിന്നീട് വരുന്നത് super bike കളാണ് super bike കൾ എന്ന് പറയുമ്പോ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ലക്ഷത്തിന് മുകളിലും വരുന്നതാണ് ഇവയ്ക്കൊക്കെ അതിന്റെതായ പ്രാധാന്യങ്ങൾ ഉണ്ട് super bike കൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് track കളിലാണ് Race ചെയ്യാനാണ് super bike കൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറവായിരിക്കും പക്ഷെ നമ്മുടെ ഈ ഇടയായ കാ യുവാക്കളിൽ കണ്ട് വരുന്നത് Race bike കളാണ് race bike കൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം Mileage ഉം നല്ല power ഉം ലഭിക്കുന്നതാണ് അത്യാവശ്യം mileage എന്ന് പറയുമ്പോ ആഹ് commuter bike കളേക്കാൾ കുറവായിരിക്കും mileage അപ്പോൾ

അതുകൊണ്ടാണ് ഒട്ടുമിക്ക യുവാക്കളും ഇതിൽ ഏർ എടുക്കാൻ നോക്കുന്നത് ഒട്ടുമിക്കവരും പുതിയത് തന്നെയാണ് വേടിക്കുന്നത് എന്നാൽ പൈസ കുറവായിട്ടുള്ളവർ second hand market ൽ നിന്നും race bike കൾ തന്നെ വേടിക്കും second hand market ൽ നിന്നും വേടിക്കുന്ന വണ്ടികൾ